നല്ല വര്‍ത്താനം.പോണ്

വീട്ടില് സുഖയിരിക്കുവാണ്. എല്ലാര്‍ക്കും സുഖാണ്. ഉമ്മാക്കും, വാപ്പാക്കും ഒക്കെ സുഖാണ്. ഇപ്പൊ ഏതായാലുംലോകകപ്പൊക്കെ നടന്നോണ്ടിരിക്കയല്ലേ. ആ ലോകകപ്പ് നടന്നോണ്ട് നിക്കണുണ്ട് അര്‍ജന്‍റീനയാണ് നമ്മടെ ടീമ്. അപ്പൊ നാസിമുദ്ദിന്‍റെ പ്രതീക്ഷകള്‍ എന്തൊക്കെയാണ്? അര്‍ജന്‍റീന ആ ആര് ജയിക്കും? എന്നാണ് നാസിമുദ്ദിന്‍റെ പ്രതീക്ഷകള്‍? അതിപ്പോ എന്‍റെ പ്രതീക്ഷയനുസരിച്ച് ഞാന്‍ അര്‍ജന്‍റീന ആയോണ്ട് അര്‍ജന്‍റീന എന്തായാലും തപ്പിയെടുക്കും. അതല്ല, മൊത്തത്തില്‍ അര്‍ജന്‍റീനഎടുക്കാനാണ് സാധ്യത. അതിനു കാരണം എന്താ പറയണേ. നാസിമുദ്ദീന്‍ അര്‍ജന്‍റീനയെ സപ്പോര്‍ട്ട് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മുടെ ടീമിന്‍റെ പവറ് കണ്ടില്ലേ. മെസ്സി നയിക്കുന്ന ടീമ്. ആ ഒകെ, അപ്പോ മെസ്സീന്‍റെ കാരണമാണോ? എന്താ നാസിമുദ്ദീന്പിന്തുണക്കണത്.

അപ്പൊ ബാക്കിയുള്ള താരങ്ങളില് എന്താ എന്താണ് എന്താണ് നാസിമുദ്ദീന് പ്രതീക്ഷയില്ലേ? ബാക്കിയുള്ള താരങ്ങള്. മെസ്സി നമ്മുടെ, മെസ്സി ഉണ്ടെന്നുണ്ടെങ്കില്‍, ഇപ്പൊ ബാക്കിയുള്ള താരങ്ങളെയൊന്നും കാണുന്നില്ല. മെസ്സിയുണ്ടോ, പിന്നെ ബാക്കിയുള്ളവരുടെ ആവശ്യം എന്തിനാ? ആ, അതൊക്കെയാണല്ലേ. ആ, ഒകെ, ഒകെ. അപ്പൊ നാസിമുദ്ദീന്‍ പറയുന്നത് ഈ പ്രാവശ്യം അര്‍ജന്‍റീന കപ്പെടുക്കും എന്നാണല്ലേ.

പോരാത്തതിന് ഈ പ്രാവശ്യം മെസ്സി വിരമിക്കുകയും ചെയ്യുവല്ലേ? അല്ലെ?

ഈ ഈ ലോകകപ്പ് മിക്കവാറും എന്‍റെ മെസ്സീന്‍റെ ലാസ്റ്റ് ലോകകപ്പ് ആവുലോ. അപ്പൊ അതുകൊണ്ട് ആ കപ്പു കൊണ്ട് പോയിട്ട് കപ്പു കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുള്ളൂ. മെസ്സി ഇതില്‍ നിന്ന് വിരമിക്കുള്ളൂ. ആ അതാ, ഒകെ, ഒകെ അപ്പൊ ഇനി നാസിമുദ്ദീന്അഥവാ അര്‍ജന്‍റീന കപ്പടിച്ചിട്ടില്ല, അങ്ങനെയാണെകില്‍ ഏത് ഏതു ടീമാകപ്പെടുക്കും എന്നാണ്.

അങ്ങനത്തെ ഒരു സാധ്യത തന്നെ ഞാനാലോചിക്കണില്ല. അര്‍ജന്‍റീന കപ്പെടുക്കൂല എന്നൊരു സാധ്യത

പിന്നെ നാസിമുദ്ദീന്‍റെ നാട്ടിലൊക്കെ അതി അതിനു വര്‍ത്താനം എന്തൊക്കെ? നമ്മടെ നാട്ടിലെന്താ? കാര്യായിട്ട് അര്‍ജന്‍റീനേന്‍റെ പൂരം തന്നെ. നാട്ടിലൊക്കെ ഭയങ്കര ആവേശം ഒക്കെ ആണോ? ആവേശം കൊണ്ട് പോരാട്ടല്ലേ. എന്തൊക്കെയുണ്ട് നാട്ടില് ലോകകപ്പായിട്ട്?

മത്സരം നടത്തുന്നു. പിന്നെ അതേപോലെ, അങ്ങനെ, അര്‍ജന്‍റീനേന്‍റെഉണ്ട്.

ഫുള്ള് ആവേശമാണ്. നൃത്യ നൃത്ത മൊത്തത്തില്‍ ആകെ ജോറാണ്, ആവേശാണ്, പൊളിയാണ്

ആ ,ആ അങ്ങനെ. നാസിമുദ്ദീന്‍റെ നാട് എവിടെന്നാ പറഞ്ഞത്?

കോഴിക്കോടാ, കോഴിക്കോട്കൊണ്ടോട്ടി അല്ലെ?

ആ, അപ്പൊ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഭയങ്കര ആവേശത്തിലാണ്.

ഓല് തന്നെ

അപ്പൊ ടോ മക്കില്, നാട്ടിലും., എല്ലായിടത്തും അര്‍ജന്‍റീന ആ അര്‍ജന്‍റീന, അര്‍ജന്‍റീന അതേപോലെ തന്നെ, നസിമുദ്ദീന്, അപ്പൊ നസിമുദ്ദീന്‍ പറഞ്ഞു അര്‍ജന്‍റീന കപ്പെടുക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ.

അപ്പൊ നാസിമുദ്ദീന്‍ എന്നുമുതലാണ് അര്‍ജന്‍റീനയെ പിന്തുണയ്ക്കാന്‍ തുടങ്ങിയത്? നമ്മള് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.

അതിനു നാസിമുദ്ദീന്‍റെ പ്രതീക്ഷ മുഴുവന്‍ മെസ്സിയിലാണ്.

നാസിമുദ്ദീന് മെസ്സീനെ മെസ്സീന്‍റെ ഫസ്സ് എന്താ ഓര്‍മ്മവരാറ്, ഗോളുകള്‍ അങ്ങനെയെന്തെങ്കിലും നാസിമുദ്ദീന് ഓര്‍മ്മ വരാറുണ്ടോ? ആകൃഷ്ടനാകുക എന്ന് വച്ചാല് നമ്മള് യു ടുബില്‍ നിന്ന് ഒരു വീഡിയോ കണ്ടിട്ടാണ്. ആ സ്കില്‍ ഒക്കെ കണ്ടിട്ട് ആകണ്ടാല് ആരും ആകൃഷ്ടരായി പോകും. അത്തരം ആ ഒരു സംഭവമാണ്. മെസ്സി ഏതാണോ ടീമ്. അതിന്‍റെ കൂടെ എന്ത് ചെയ്യും. നമ്മള് പോകും., അതുപോലെ തന്നെ എല്ലാരും പറയുന്നുണ്ട്. മെസ്സി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് പറയാറുണ്ട്. നാസിമുദ്ദീന് എന്താ പറയാനുള്ളത്.

മെസ്സീ എന്നുപറയുമ്പോള്‍ കളീല് തന്നെ എന്താണ് എല്ലാരും പരിഗണിക്കും. പാസിട്ടു കൊടുക്കുക. ഒരു എന്താണ് മൂപ്പര് .വലിയ ആളാണെന്ന ചിന്ത നമ്മള്‍ക്കില്ല. മൂപ്പര് ഇപ്പൊ വല്യആളാണെന്ന് ഉള്ള ചിന്ത മൂപ്പര്‍ക്കില്ല. കളീല് എല്ലാവരെയും പരിഗണിച്ചിട്ടേ എന്ത് ചെയ്യുകയുള്ളൂ. മെസ്സിനെ ആ ടീമിനെ മൊത്തത്തില്‍ എന്ത് ചെയ്യുന്നുണ്ടാവും മാനേജ് ചെയ്യുന്ന കാര്യത്തില്‍ വളരെ കെയര്‍ ആണ്. പിന്നെ മൂപ്പര് എന്തേ സ്വഭാവം അതൊക്കെ ഭയങ്കര ഇതെന്താണ്?

എടാ വെയര്‍ക്കുംബോഴൊക്കെ എന്താ മെസ്സി ഭയങ്കര ഉഷാറായല്ലേ. ആ മെസ്സി ഭയങ്കര ഉഷാറാണ്. മൂപ്പര് എന്താണ്, മൂപ്പര് വല്യ ആളാണ് എന്ന ഒരു ഇതെന്നും നമ്മളോട് കാണിക്കുകയില്ല.എല്ലാവരോടും ഒരേ മാതിരി അപ്പൊ, നാസിമുദ്ദീന്‍ എന്തായാലും ഒരു പാട് നന്ദിയുണ്ട്